ഞാന് വിളിച്ചത് നമ്മളെ ഇവിടെ ചെറിയ ഒരു സംഭാവമുണ്ടായിന് ഇന്ന്. അത് പറയാനായിരുന്നു

അതൊരു ആദിവാസിനെ വണ്ടി ഇടിച്ചിട്ടു കൊന്ന ഒരു സംഭവമാണ് . നമ്മളെ അട്ടപ്പാടിയിലെ മധുവിന്റെ ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അതുമിതും വ്യത്യാസങ്ങൾ കുറച്ചു ഉണ്ടെങ്കിൽ കൂടി അവിടെയും ഇവിടെയുണ്ടായിരുന്നതും കൂടി മാനുഷിക പരികല്പന രണ്ടും രണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഇതൊരു റോഡ് പണി നടക്കുന്ന ഏരിയ ആണ് . അവിടെ ഈ ആദിവാസിനെ ഒരു കോൺക്രീറ്റിന്റെ താഴെ ആയിട്ടാണ് ഇവിടെ പണി നടക്കുന്ന ഏരിയ ആണ് പക്ഷെ വണ്ടിക്കാരനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ തെറ്റ് വണ്ടിക്കാരന്റെ അടുത്താണെന്നും പറഞ്ഞു ലാസ്‌റ് അവസാനം

തടസ്സപ്പെടുത്തി ആ റോഡ് മൊത്തം തടസ്സപ്പെടുത്തി യിട്ട് ഒക്കെയാണ് ആ ഒരു വിഷയം ലാസ്റ്റ് സോൾവ് ആക്കി സോൾവ് ആയിട്ടില്ല സോൾവ് ആയിന്നു പറഞ്ഞാൽ ആ ആള് ആൾക്കെതിരെ പരാതിയൊക്കെ കൊടുത്ത പോയത്

ഈയൊരു വിഷയത്തിന്റെ എങ്ങനെയാണ് നിങ്ങൾ മധുവായിട്ടു മധുവിന്റെ വിഷയവുമായിട്ടു കണക്ട് ചെയ്തു പറയാ ഞാനതിനെ പ്രധാനമായിട്ടും ഒരു ആദിവാസി ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു പരാജയം ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഒക്കെ ഒരു ഒരു മാറ്റി നിർത്തപ്പെടുന്നതും അവർക്ക് എതിരെ ആരും മൊഴി മൊഴികളൊക്കെ വരുന്നതും അത് ഒരു ആദിവാസി ആയതുകൊണ്ടാണ് എന്നാണ് എനിക്ക് മനസ്സ് സ്ട്രൈക്ക് ചെയ്തത്

അതുപോലെ അത്രക്ക് മാനുഷികമായിട്ടൊന്നും ഇതിനെ എടുക്കൂല ഇവിടുത്തെ ആളുകൾ കാരണം അതുമിതും ഇത് ചിലപ്പോൾ ഒരു സ്വാഭാവിക സംഭവമായിട്ടാണ് അങ്ങനെ എടുത്തുകളയും അല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഇനത്തിൽ പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് ഒരു മനുഷ്യനായിട്ടു അവർ അതിനെ സാധാരണ ഉള്ള ഒരു മരണം വണ്ടി ഇടിച്ചു അത് ഒരു ആദിവാസി ആയിരുന്നു എന്നത് മനസ്സിൽ വെക്കും പിന്നെ അത് ഒരു വലിയ വിഷയമായി കാണൂല പക്ഷെ നമ്മളെ നാട്ടിൽ ആവുമ്പോൾ അത് അങ്ങനെയെല്ലാ വരുന്നത്

അത് പിന്നെ വല്യ ഇഷ്യൂ ആയി അത് എന്താ പറയാ അത് ഒരു ഗോത്ര പ്രശ്നമായി മാറി അല്ലെങ്കിൽ ആദിവാസികളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അങ്ങനെത്തന്നെയല്ലേ വരിക ആഹ് അതുതന്നെ അതുകൊണ്ടാണ് കേരളം അതിൽനിന്നു വ്യത്യസ്തമാകുന്നത് കൊണ്ടാണല്ലോ കേരളം സാക്ഷര കേരളമായി മാറുന്നത് അതെയതെ അത് വാർത്ത മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു അവർക്ക് പിന്നെ ഒരുപാട് കാലത്തിനു ചർച്ച ചെയ്യാനും അത് വലിയ ഒരു വിഷയമായി മാറും

പക്ഷെ എന്നാലും നമ്മൾ മനസ്സിലാക്കിയത് മധുവിന്റെ വിഷയത്തിലാണെങ്കിലും കുറെ തലക്കെട്ടുകളും കുറെ പ്രദർശനത്തിനും ഉള്ള ഒരു ഇതും ആയി എന്നല്ലാതെ ഇവിടെ കൂടുതൽ പടച്ചുകെട്ടി എങ്ങിനെയും മുന്നോട്ടു പോവുന്ന അവസാനം നീതി കിട്ടാതെയാവുന്ന അവരുടെ കുടുംബം അതന്നെ അതന്നെയാണ് ഇവിടെ പ്രശ്നമായി വരുന്നത് വാർത്ത മാധ്യമങ്ങൾക്ക്

അതാണ് ലാസ്‌റ് സംഭവിക്കുന്നത് അവസാനം സംഭവിക്കുന്നത് അതാണ്

ഇവര് തിരിച്ചു കൊണ്ടുവരില്ല അല്ലെങ്കിൽ തല്ലിക്കൊന്ന ആളെ കണി ആൾക്കെതിരെ വേണ്ട നടപടി സ്വീകരിക്കുകയില്ല പൊതുവേ നമ്മക്കറിയാം നമ്മളെ ഏതൊരു കാര്യം നോക്കുകയാണെങ്കിലും താഴെക്കിടയിലുള്ള ഇത്രയും അയിത്തവും ജാതി പ്രശ്നവും ഇതൊക്കെ ഒഴിവാണ് എന്ന് പറഞ്ഞാലും

അത് പലപ്പോഴും പല സ്ഥലങ്ങളിലും കാണുന്നതാണ് കേരളത്തിലായാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു ഒരു പാളിച്ചയാണ് അത് എന്തായാലും ഇന്ന് ഈ സമയത്തു ഞാൻ ഈയൊരു വിഷയം കണ്ടപ്പോൾ നമ്മളെ മധുവിന്റെ വിഷയവുമായിട്ടു ബന്ധമുണ്ട് എന്ന് തോന്നിയതുകൊണ്ട് വിളിച്ചതാണ് എന്തായാലും ഇതുവരെ കേട്ടുനിന്നതിനും സംഭാഷണം നടത്തിയതിനും ഒകെ നന്ദിയുണ്ട് വളരെ നന്ദിയുണ്ട്